ആ നമുക്ക് ഏഹ് മാർഗരറ്റ് എന്തെടുക്കുകയായിരുന്നു? ഞാനിപ്പോ ഒരു ആ പുസ്തകം വായിക്കുകയായിരുന്നു.

അതെ അതെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വിനോദമാണ് പുസ്തകങ്ങൾ വായിക്കുക. ആൽബർട്ടിന് എന്തൊക്കെയാണ് താല്പര്യമുള്ളത്? ഞാനിപ്പോഴൊന്ന് നടക്കാൻ പോയിട്ട് വന്നതേയുള്ളൂ. എനിക്കിങ്ങനെ ചെറിയ ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ചു കഴിഞ്ഞ് ഒന്ന് ശാന്തനാവാൻ നടക്കാൻ വളരെ ഇഷ്ടമാണ്. അതെൻ്റെ വിനോദങ്ങളിലൊന്നാണ്. ആണല്ലേ? ഓ അതൊരു നല്ലൊരു വിനോദമാണല്ലോ? നടക്കാൻ പോകുന്നത് എനിക്ക് ഇങ്ങനെ പുസ്തകങ്ങൾ വായിക്കാനും ഒക്കെയാണ് താല്പര്യം. ആൽബർട്ടിന് വിനോദങ്ങൾ ഏതൊക്കെയാണ് താല്പര്യമുള്ളത്?

ഏഹ് ഇറങ്ങി ഇപ്പോൾ നല്ല ഇളംവെയിലൊക്കെയുള്ള സമയമുണ്ടവുമല്ലോ? അപ്പോഴൊക്കെ ഞാൻ ഒന്ന് മനസ്സിനെയെന്നു തണുപ്പിക്കാൻ വേണ്ടി ഏഹ് ഞാനെൻ്റെ ചിത്രമെടുക്കുന്ന ഉപകരണം വച്ചിട്ട് പല ചിത്രങ്ങളും പകർത്താറുണ്ട് അപ്പോൾ കിട്ടുന്ന ചിത്രങ്ങളൊക്കെ വളരെയധികം ഭംഗിയുണ്ടാവും കാരണം ഞാനെൻ്റെ മൊബൈലിലും ഇതേപോലെയുള്ള സാധനങ്ങൾ എടുക്കാറുണ്ട്. ചിത്രങ്ങളെടുക്കാറുണ്ട് അപ്പോളെനിക്ക് ചിത്രങ്ങളോക്കെ കാണുമ്പോൾ വളരെയധികം കുളിർമ തോന്നാറുണ്ട് മനസ്സിന് . ആണല്ലേ ആ അതെ അതെ അത് നല്ലൊരു വിനോദമാണ് . എൻ്റെ വിനോദങ്ങൾ എന്നുപറയുമ്പോൾ ചിത്രങ്ങൾ കാണുക ആ ചലച്ചിത്രങ്ങൾ കാണുക പുസ്തകങ്ങൾ വായിക്കുക അങ്ങനെ അങ്ങനെ പല പല വിനോദങ്ങളാണ് എനിക്ക് താല്പര്യമുള്ളത്.

പിന്നെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോ നമ്മൾ വേറൊരു ലോകത്തോട്ട് ആണല്ലോ പോകുന്നത് ചലച്ചിത്രങ്ങൾ കാണുമ്പോഴാണെങ്കിലും ചലച്ചിത്രങ്ങളൊക്കെ കാണാറുണ്ടോ ആൽബർട്ട്?

ഞാൻ എല്ലാത്തരം ഭാഷയിലെ ചലച്ചി ചലച്ചിത്രങ്ങളും കാണാറുണ്ട്. ആ എനിക്കതിൽ കൂടുതൽ ഇഷ്ടമുള്ളത് എന്ന് പറയുന്നത് പുറം രാജ്യങ്ങളിലെ ചലച്ചിത്രങ്ങളാണ് കാരണം

പക്ഷേ ഇന്നത്തെ അവസ്ഥ വച്ചുനോക്കുമ്പോൾ ഇവിടത്തെ ഭാരതത്തിലെ ചലച്ചിത്രങ്ങളും വളരെ മികച്ചത് ആവാൻ ശ്രമിക്കുന്നുണ്ട് വല്ലാതെ. പ്രത്യേകിച്ച് നമ്മുടെ മലയാളത്തിലെ ചലച്ചിത്രങ്ങളൊക്കെയിപ്പോൾ വളരെയധികം മികവു പുലർത്താറുണ്ട്. അങ്ങനെ ഞാൻ അവസാനം കണ്ട ഒരു ചലച്ചിത്രത്തിനെക്കുറിച്ച് പറയാം. ഞാൻ അവസാനം കണ്ടത് ജയ് ജയ് ജയ്‌ ഹേ എന്നുപറയണ ഒരു

അതിൻ്റെയകത്ത് പറയുന്നത് ഏഹ് വളരെ പുരോഗമനപരമായ സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന വിഷയങ്ങളെക്കുറിച്ചാണ്. അതെ അതെ ചലച്ചിത്രങ്ങൾ കാണുമ്പോ നമ്മൾ വേറൊരു ലോകത്തേക്കാണ് പോകുന്നത് നമ്മളിങ്ങനെ തിരക്കേറിയ ജീവിതത്തിലൊക്കെ ആകുമ്പോത്തേക്കും ഇങ്ങനെ ചലച്ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സമാധാനവും സന്തോഷ ഒക്കെ ആണ് തോന്നാറ്. ചലച്ചിത്രങ്ങള് പലതരം അത് തന്നെ എനിക്കും ഞാൻ പഴയ കാലഘട്ടത്തിലെ ചലച്ചിത്രങ്ങളാണ് കൂ കാണാൻ കൂടുതൽ താൽപര്യപ്പെടുന്നത്. മലയാളത്തിൽ തന്നെ പഴയ തൊണ്ണൂറുകളിലെ ചലച്ചിത്രങ്ങളൊക്കെ പത്മരാജൻ്റെ ചലച്ചിത്രങ്ങമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഏഹ് ചലച്ചിത്രങ്ങളാണ്. ഏഹ് ഇങ്ങനെ ഇന്നലെ ഞാൻ ഗന്ധർവ്വൻ അങ്ങനത്തെ പല പല പത്മരാജൻന്ന് പറയുമ്പോൾ അറിയാലോ? കാലത്തിനു മുമ്പേ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യപ്പെടുന്ന

ആ അതെ അതെ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ എനിക്കും ഇഷ്ടമാണ്. ഞാനും കാണാറുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരാളാണ് പത്മരാജൻ.

വിനോദങ്ങൾ കാരണം നമുക്ക് കൂടുതൽ സന്തോഷം ലഭിക്കുമെന്ന് പറഞ്ഞല്ലോ?

പക്ഷേ നമ്മൾ വിനോദങ്ങളിൽ മാത്രം ഏർപ്പെട്ടു കൊണ്ടിരുന്നൽ നമ്മുടെ ജീവിതം മുന്നോട്ടുപോകുമോ? അങ്ങനെയല്ല നമ്മളിപ്പൊ ആ ഇങ്ങനെ എന്താ വിനോദങ്ങളിൽ എപ്പോഴും ഏർപ്പെട്ടു നിൽക്കരുത് നമ്മളെപ്പോഴും. ആ അപ്പം നമ്മളതില് ആ എന്താ ആ വെറുതെയിരിക്കുന്ന സമയങ്ങളിൽ മാത്രം വിനോദങ്ങൾ ചെയ്യുമ്പത്തേക്കും ഗുണകരമായിട്ടിരിക്കും. അപ്പോ വളരെ നല്ലതാണ് കാരണം എപ്പോഴും നമ്മൾ വിനോദങ്ങളിൽ മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കൊട്ടും നമ്മുടെ നല്ലതായിരിക്കില്ല കാരണം അതിൽ മാത്രമായിരിക്കും ജീവിതം അർപ്പിച്ചു പോകുന്നെ നമ്മുടെ പൊയ്ക്കൊണ്ടും ഇരിക്കും. അപ്പോ നമ്മൾ വിനോദങ്ങൾ നമ്മുടെ ചില ചില തിരക്കേറിയ ജീവിതത്തിൽ കൂടി ഒരു സമാധാനത്തിനുവേണ്ടി ആയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് വിനോദങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നതായിരിക്കും നമ്മുടെ നല്ലത്. നമ്മടെ അപ്പൊ

ആ അതെ അതെ ശരിയാണ് നമ്മൾ പൂർണസമയം വിനോദത്തിനു വേണ്ടി മാറ്റി വെച്ചു കൊണ്ടിരുന്നാൽ അത് ദോഷകരമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം

നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്തായ വേറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും നമുക്ക് ചിലപ്പോൾ ജോലി ജോലി എടുക്കുവാനുണ്ടാവും പഠിക്കുവാനുണ്ടാവും

അപ്പോ എനിക്ക് തോന്നുന്നത് ആവശ്യത്തിനുമാത്രം വിനോദങ്ങളിൽ ഏർപ്പെട്ടാൽ അത് നല്ലതായിരിക്കും. അതേ ശരിയാണ് ശരിയാണ് ഇങ്ങനെ നമ്മള് ഇങ്ങനെ വിനോദങ്ങൾ ആവശ്യങ്ങൾ നമ്മൾ വെറുതെയിരിക്കുന്ന സമയങ്ങളിൽ മാത്രം ഏഹ് ചെയ്തുകൊണ്ടിരുന്നാലാണ് ആ നല്ലത് അല്ലാണ്ട് വെറുതെ സമയം കളയരുത് ഇപ്പോ ചലച്ചിത്രങ്ങൾ കാണുകയാണെങ്കിൽ പുസ്തകങ്ങളൊക്കെ നമ്മൾക്ക് നല്ലൊരു വായിക്കുന്നത് നല്ലൊരു വിനോദം തന്നെയാണ്. നമുക്ക് കാരണം പുസ്തകങ്ങൾ വായിക്കുമ്പോ നമുക്ക് അറിവും ആ എല്ലാത്തിനുമൊരു മൊത്തത്തിലൊരു നമുക്കൊരു കാഴ്ചപ്പാടുതന്നെ പുസ്തകങ്ങൾ വായിക്കുമ്പോ ഉണ്ടാവും. പലതരം പുസ്തകങ്ങൾ അങ്ങനെ പഴയ ഇപ്പോ ബെന്യാമിൻ്റെ ഒക്കെ പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ ആൽബർട്ട്? ആ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകം എൻ്റെ ജീവിതത്തിനെ തന്നെ എൻ്റെ

മാറ്റിമറിച്ച ഒരു പുസ്തകമാണ് ആടുജീവിതം. അപ്പോൾ ബെന്യാമിൻ എൻ്റെ ഇഷ്ട നോവലിസ്റ്റുകളിൽ ഒരാളാണ് അതെ അതെ എനിക്കും ബെന്യാമിനെ ഭയങ്കര ഇഷ്ടമാണ് ആടുജീവിതം

ഏഹ് വായിച്ചതോടെ ഞാൻ അഹ് ബെന്യാമിൻ്റെ ആരാധകനായി മാറിയായിരുന്നു കാരണം അത്രത്തോളം നമ്മളെ നമുക്ക് നമ്മുടെ ജീവിതത്തിലിന്ന് വേണ്ടൊരു കാഴ്ചപ്പാട് തന്നെ മാറ്റി നമ്മളത് ആ കഥ വായിക്കുമ്പോൾ നമുക്ക് അത് നമ്മൾ അനുഭവിച്ചറിയുന്ന പോലൊരു വ്യത്യസ്ത അനുഭവമാണ് നമുക്ക് തോന്നുന്നത് അത് ഒരു പ്രത്യേകതരം ഒരു അനുഭവം തന്നെയാണ് ബെന്യാമിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ബെന്യാമിൻ്റെ എനിക്ക് പല പല പല പുസ്തകങ്ങളും എനിക്ക് വായിച്ചിട്ട് ഭയങ്കര ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. അതേപോലെ ഏഹ് ബഷീറിൻ്റെ പുസ്തകങ്ങളൊക്കെ. ബഷീറിൻ്റെ പുസ്തകങ്ങളൊക്കെ ആൽബർട്ട് വായിക്കാറുണ്ടോ? ആ ബഷീറിൻ്റെ ഒട്ടു മിക്ക എല്ലാ കൃതികളും തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം തൂലിക കൊണ്ടോരു

അദ്ദേഹത്തിനെ അറിയാത്ത മലയാളികൾ വളരെ വി വിരളമാണ് അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം മലയാള സാഹിത്യത്തിന് അത്രമേൽ സംഭാവനകൾ നൽകിയിട്ടുള്ളൊരു വ്യക്തിയാണദ്ദേഹം. അത് ശരിയാണ് ബഷീറിന് ഇങ്ങനെ ചെറിയ ചെറിയ ചെറുകഥകളിൽ കൂടി തമാശയിൽ ലൂടെ എല്ലാം വ്യത്യ നല്ല രീതിയില് ആൾക്കാരിലോട്ട് വേണ്ട ചിന്തകളൊക്കെ

പോവുകയുള്ളൂ പക്ഷേ നമ്മൾ അത് ആവശ്യത്തിന് നമ്മൾ നോക്കിയും കണ്ടുമൊക്കെ വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോ അത് വളരെ ഗുണം ഏൽപ്പിക്കുമെന്നാണ് എൻ്റെ ഒരു ആ കാഴ്ചപ്പാട്. ആൽബർട്ടും അതുവായിട്ട് യോജിക്കുന്നുണ്ടോ? ആ അതെ അതെ ശരിയാണ് വളരെ ശരിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഞാനും എൻ്റെയും പൂർണമായ

മറ്റു വിനോദങ്ങളിൽ ഏഹ് എന്തെങ്കിലും ഈ സിനിമയും നോവലുകളും അല്ലാതെ

ഞാന് ആ വേറെ വിനോദങ്ങൾ എന്നുപറയുമ്പോൾ എനിക്ക് പടം ചിത്രങ്ങൾ വരയ്ക്കാൻ ഭയങ്കര താല്പര്യമുള്ളതാ ഞാനിങ്ങനെ എന്തെങ്കിലും കണ്ടും അങ്ങനെ നോക്കിയിരുന്നൊക്കെ എഴുതി ചിത്രങ്ങൾ വരയ്ക്കാൻ ഭയങ്കര താല്പര്യം ഉള്ളതാണ്. കാരണം ചിത്രങ്ങൾ വരയ്ക്കുമ്പോ നമുക്കൊരു നമ്മുടെ കഴിവിനെ ഇതായി ഉണർത്തി വരുത്തുന്ന ഒരു

അനുഭവം തന്നെയാണ് വ്യത്യസ്ത അനുഭവമാണ്. ആൾക്കാരെ കണ്ട് എന്തെങ്കിലുവൊക്കെ കാണുമ്പോൾ നമുക്ക് അപ്പൊ തന്നെ അതിൻ്റെ

ആ ചിത്രങ്ങൾ വരക്കുന്നവരെ എനിക്കും ഇഷ്ടമാണ് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് ചിത്രം വരയ്ക്കാൻ പക്ഷേ എനിക്ക് പറ്റാറില്ല ഏഹ് തീരെ ഏഹ് എനിക്കതിനുള്ള കഴിവില്ലാത്തതുകൊണ്ടുതന്നെ വരയ്ക്കാനുള്ള

ഏഹ് പിന്നെ ഇതുപോലെ തന്നെ ഒരു മനുഷ്യന് ഇങ്ങനെ വിനോദങ്ങൾ വളരെ ആവശ്യമുള്ള ഒരു സാധനം ആണല്ലോ ഇപ്പോൾ അവൻ്റെ തിരക്കേറിയ ജീവിതത്തിൽ അവൻ കുറച്ചു സമയമെങ്കിലുമൊന്ന് ആശ്വാസം കണ്ടെത്തുന്നത് ഇത്തരം വിനോദങ്ങളിലൂടെയായിരിക്കും.

ഏഹ് അങ്ങനെ ഈ അഭിപ്രായത്തോട് മാർഗരറ്റിന് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ അതെ എനിക്ക് അതിലേക്ക് പൂർണമായിട്ടും ഞാൻ യോജിക്കുന്നു. കാരണം നമ്മൾ വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് അതേപോലെതന്നെ ഇങ്ങനെ ഭയങ്കര തിരക്കേറിയ ജീവിതത്തിൽ നമുക്കൊരു സന്തോഷവും ആ ഒരു സമാധാനവും ഒക്കെ കിട്ടുകയും ചെയ്യും നമ്മൾ എങ്ങനെ പ്രശ്നങ്ങൾ മാത്രം ഏർപ്പെട്ട് പോക നമുക്ക് കുറച്ചും കൂടി നമ്മുടെ നമ്മുടേതായിട്ടുള്ളള്ള ഒരു സ്വന്തമായിട്ടുള്ളൊരു സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാ അതൊരു വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതേപോലെ എല്ലാർക്കും വിനോദങ്ങളുടെ വെല അറിഞ്ഞിട്ട് അതനുസരിച്ച് ആ പെരുമാറണം അതനുസരിച്ച് വിനോദങ്ങളിൽ ഏർപ്പെടാണംന്നാണ് ഞാൻ പറയുന്നത് കാരണം എപ്പോഴും നമ്മൾ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യം ആ പഠനമാകാം ജോലിയാകാം അങ്ങനെ പലതും പലതുമാകാം. അതിൻ്റിടയിൽ നമുക്ക് സ്വന്തമായിട്ടൊരു സമയം നമുക്ക് സമാദാനത്തോടെ നമുക്കിരിക്കാൻ പറ്റുവാ

വളരെ നല്ലതാണ് അപ്പോ ഇതു നമ്മൾ എല്ലാവർക്കും എല്ലാരോടും നമ്മൾ വിനോദങ്ങളെ പറ്റിയുള്ള ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞു മനസ്സിലാക്കുകയും അവരെ കൂടുതൽ വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കാനും ആ അങ്ങനെ അതിൽ വിനോദങ്ങളില് ആ വെറുതെ ക ഇരുന്ന് ആ

എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ആ ശരിയാണ് മാർഗരറ്റ് ആ ഞാനും അതിനോട് യോജിക്കുന്നു. ഏഹ് ഏഹ് വിനോദങ്ങളില്ലാത്ത മനുഷ്യൻ ഒരു വളര ദുഷ്കരമായ ഒരു രീതിയിൽ തന്നെ ജീവിക്കേണ്ടിവരും കാരണം അവൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലെ സന്തോഷങ്ങൾക്ക് വലിയ പങ്കുള്ള ജീവിതത്തിൽ സന്തോഷങ്ങൾക്ക് വളരെയധികം പങ്കുണ്ടല്ലോ? ഈ സന്തോഷങ്ങൾ തരുന്നതിൽ പങ്കുള്ള ഒരു വല്യ ഒരു കാര്യമാണ് ഈ വിനോദങ്ങൾ ഇപ്പോൾ ഏഹ് പഴയകാല വിനോദങ്ങളും പുതിയകാല വിനോദങ്ങളെ പറ്റിയും ഏഹ് മാർഗരറ്റിന് എന്തെങ്കിലുമുണ്ടോ? ഇപ്പൊ ഉദാഹരണത്തിന് പഴയ കാലങ്ങളിൽ ആൾക്കാർ കൂടുതൽ പുസ്തകങ്ങളിലോട്ടായിരുന്നു കൂടുതൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത്ന്ന് നമ്മൾ പറയുമ്പോൾ

സാങ്കേതികവിദ്യയുടെ ഒരു അതിപ്രസരം മൂലം നമ്മൾ അതിലോട്ടു വളരെ ഇപ്പോള് ഏഹ്

ഗെയിമുകൾ കളിക്കുക ഈ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോ നമ്മുടെ കയ്യിലുള്ള മൊബൈലിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങളോടാണ് ഇപ്പോൾ ഇപ്പോഴത്തെ

അപ്പോ പുതുതലമുറയ്ക്ക് അപ്പോ അതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? അതെ അതെ പഴയകാല വിനോദങ്ങളും ഇപ്പത്തെ പുതിയകാല വിനോദങ്ങളിലും വ്യത്യാസം വന്നിട്ടുണ്ട് ശരിയാണ് പറഞ്ഞപോലെ പണ്ടൊക്കെയാണെങ്കിൽ

പെടുന്ന അങ്ങനെ യന്ത്രങ്ങളായിട്ട് ഉപയോഗിക്കപ്പെടുന്ന വിനോദങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്. കാലത്തിൻ്റെ ആ മാറ്റങ്ങളനുസരിച്ച് ആ മനുഷ്യനും മാറിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ സ ആ ഇങ്ങനെ ആ അവസരങ്ങളും പല പല യന്ത്രങ്ങളും പല ആ ഓ ഇതൊക്കെ കിട്ടുമ്പോത്തേക്കും നമ്മളതനുസരിച്ച് നമ്മൾ മാറുകയാണെന്നാണ് എനിക്കൊരിത് അപ്പോൾ അപ്പോ നമ്മൾ കൂടുതൽ എല്ലാരെയും പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുക കാരണം നല്ല നല്ല വിനോദങ്ങളിൽ ഏർപ്പെടുക വിനോദങ്ങൾ നമ്മളേർപ്പെടുമ്പോ അത് ഒരു ഗുണകരമായിട്ടും അത് ഒരു നല്ല രീതിയിലെത്തണം എന്നുള്ളതിന് നമ്മൾ കൂടുതൽ എല്ലാവർക്കും ബോധവൽക്കരണം ചെയ്യണംന്നാണ് ഏഹ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോ അതീകൂടി എല്ലാവർക്കും

വിഷയം തന്നെയാണ് ആൽബർട്ട്. അപ്പോ നമുക്ക് നേരിട്ട് കാണുമ്പോൾ കൂടുതൽ നമുക്കിതിനെ പറ്റി ചർച്ച ചെയ്യാം. ഏഹ് അതായത് യോജിക്കുന്നില്ലേ ആൽബർട്ട്? ആ ഞാൻ യോജിക്കുന്നു ഏഹ് ശരിയാണ്.ഇത് വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. ഏഹ് കാരണം സമകാലീന ജീവിതത്തിൽ വളരെയധികം പ്രശസ് പ്രശസ്തിയും പ്രസക്തിയും അർഹിക്കുന്ന എന്ന ഒരു വിഷയം ആയതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി നമ്മൾ നമ്മളെന്നല്ല ജനങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു.

അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ വിനോദങ്ങളുടെ പങ്ക് വളരെയധികമാണ് അപ്പൊ വിനോദങ്ങളുടെ ഈ അതിപ്രസരം മൂലം അതിപ്രസരമല്ല ഏഹ് ഒരു ചെറിയ പങ്കെങ്കിലും ജീവിതത്തിൽ വേണമെന്നുള്ളതാണ്. എൻ്റെ ഒരു വിശ്വാസം. ഏഹ് അപ്പോ അതിനായിട്ട് നമുക്ക് പ്രയത്നിക്കേണ്ടി തന്നെ ഇരിക്കുന്നു.

അതേ ശരിയാണ് ശരിയാണ് നമ്മളിതിനെ പറ്റി കൂടുതൽ ചർച്ച ചെയ്യാം. നമുക്ക് നേരിട്ട് കാണുമ്പോൾ ചർച്ച ചെയ്യാം. അപ്പോൾ അങ്ങനെ ആ ആണല്ലേ? ആ ശരിയാണ്. ഏഹ് എങ്കിൽ നമുക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ ചർച്ച ചെയ്യാം.

ശരി ആൽബർട്ട് അപ്പൊ നേരിട്ട് കാണുമ്പോൾ വളരെ ഇപ്പോ സംസാരിച്ചതിന് ഒരുപാട് നന്ദി. അപ്പൊ നേരിട്ട് കാണുമ്പോ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം ആൽബർട്ട്. ആ നന്ദി മാർഗരറ്റ്, ശരി.